എത്രയോ അടുത്ത് ഞാൻ കണ്ടിരിക്കുന്നു കുറെ കഴിയുമ്പോൾ കടൽ അവയെ എല്ലാം കരയിലേക്ക് കൊണ്ടുവരിക അല്ലെ അപ്പൊ അതൊക്കെയാണ് പറയുന്ന അവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ തിരിച്ചു ദ്രോഹിക്കും പ്രകൃതിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അത് തന്നെ അതുപോലെ തന്നെ ഇപ്പൊ പ്രളയത്തിന്റെ സമയത്താണെങ്കിലും നമ്മൾ ഒഴുകിപ്പോകുന്ന കൊണ്ട് ആ വീടൊക്കെ അവർ പുഴപുഴയുടെ ലും പുഴ നികത്തി അങ്ങനെ വയലുകൾ ഒക്കെ നികത്തി എല്ലാരും ഇപ്പൊ വീടൊക്കെ വെച്ചും അതെ അതെ അതെ കാരണം ഏർ നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ ഈ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടു ഓരോരുത്തർ കുടിയേറി പാർക്കുക ഈ പ്രകൃതി പ്രദേശത്ത് ആണെങ്കില് ആഹ് നിന്റെ വീട് എങ്ങനെയാ നിന്റെ വീട്ടിൽ എപ്പഴും ചൂടാണോ അതോ അതോ ഓട് ഇട്ട വീടാണോ നിന്റെ?

അതുപോലെ തന്നെ മണ്ണ്മൺകട്ട കൊണ്ടുള്ള വീട് അതുപോലെ മുളകൾ കാട്ടിലൊക്കെ ആണെങ്കിൽ കാലവസ്ഥ ന്റെ ഒരു ഇത് ശല്യം നമുക്കുണ്ടാവുന്നില്ല കാരണം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുമ്പോൾ പ്രകൃതി നമുക്ക് നമ്മനമുക്ക് ഇണങ്ങിയ രീതിയിൽ പ്രകൃതിയും മാറും. അതെ അതെ ഇപ്പം

വെള്ളപൊക്കം ഒക്കെ വീടുകൾ ആണെങ്കിൽ ഞങ്ങൾ എവിടേക്ക് പോവും? അതായത് വേണ്ടപെട്ടത് എല്ലാം എടുത്തോണ്ട് അവർ എങ്ങോട്ട് പോണം എന്നുള്ള പേടിയാണ്. അവർക്ക് ഇപ്പൊ വെയിൽ ആണെങ്കിൽ മഴയും വേണോന് ആഗ്രഹിക്കും കാരണം ചൂടെടുത്തിട്ട് നമുക്ക് ഒട്ടും പറ്റത്തില്ല, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇപ്പൊ കടന്നു പോവുന്നത് ഇവിടഇവിടെയൊക്കെ ഭയങ്കര ചൂടാണെട്ടോ ഇന്ന് ഭയങ്കര ചൂടാണ് അത് തന്നെ ഇപ്പഴത്തെ മനുഷ്യർ നമുക്ക് എല്ലാം വേണം താനും എന്നാൽ നമ്മൾ അതിനെ അതിനെതിരെ പ്രവർത്തികൊണ്ട് ഇരിക്കുകയാണ് ഇപ്പൊ അതെ അതെ അതെ നമുക്ക് എല്ലാം വേണം പക്ഷെ നമ്മൾ അതിനെഅതിനായിട്ട് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറും അല്ല നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നുണ്ട് ഏർ എന്നിട്ട് നമ്മൾ ഏർ വിഷമിക്കുകയും ചെയ്യുന്നു ഇതാണ് നടക്കുന്നത്.

അതെ. ഇപ്പൊ മനുഷ്യർ പ്രകൃതിയിലോട്ട് ഒന്ന് ഇണങ്ങി ചെന്ന് തീരാവുന്ന പല പ്രശ്നങ്ങളെ ഉള്ളു. മരമൊക്കെ നട്ടുപിടിപ്പിക്കലും, അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് പുറത്തോട്ട് ഒക്കെ നോക്കിയാൽ waste മാലിന്യങ്ങൾ ഒക്കെയാണ് നമ്മൾ പുറത്തൊക്കെ കാണുന്നത് അത് നമ്മൾ വെസ്റ്റൊക്കെ ഇങ്ങനെ കൊണ്ട് നടന്ന് പുറത്തു കളയുമ്പോൾ നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുകയാണ്. പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കുമ്പോൾ അത് കാലാവസ്ഥേനെ തന്നെ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത് അതേ ഇപ്പ അതിന് മനുഷ്യർക്ക് എവിടെയാണ് പ്രകൃതിയിലോട്ട് ഇണങ്ങി ചേരാൻ അവർക്ക് എപ്പഴാ സമയം കിട്ടുന്നെ? അവർ എന്തിനോ വേണ്ടിയുള്ള അവർക്ക് പ്രകൃതി നോക്കാനും പ്രകൃതിയെ നോക്കാനും അവർക്ക് സമയമില്ല. അപ്പൊ പിന്നെ അവർ ചുമ്മാ ഇങ്ങനെ നമ്മൾ ആരും ഇപ്പോ നമ്മൾ തന്നെയാണെങ്കിലും പോലും പ്രകൃതിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഇല്ല നമ്മൾ നമ്മുടെ കാര്യം ചിന്തിക്കുന്നു. പിന്നെ നമുക്ക് എന്തെങ്കിലും കാലാവസ്ഥ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെ പറ്റി ഒക്കെ ചിന്തിക്കുന്നത് ഇപ്പ നമ്മൾ രണ്ടു പേര് പറയുന്നെണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ചൂട് ചൂടായതുകൊണ്ടും ആഹ് ഒരു ഇത് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പ്രകൃതിയെ പറ്റി തന്നെ അല്ലെങ്കിൽ കാലാവസ്ഥയെ പറ്റി പറയുന്നത് അല്ലെങ്കിൽ ഇതൊന്നും ആരും mind പോലും ചെയ്യത്തില്ല അല്ലെ എന്തെങ്കിലും ഒരു ആപത് വരുമ്പോഴേ മനുഷ്യർക്ക് ബോധോദയം ഉണ്ടാവൂള് പിന്നെ അതെ അതെ അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മനമ്മൾക്ക് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ ബോധവത്കരിക്കാനോ അതുപോലെ പ്രകൃതിയെ നശിപ്പിക്കാതെ ഇരിക്കാനോ ഒക്കെ നോക്കാനാണ് അതുപോലെ നമ്മളെ കൊണ്ട് പ്രകൃതിക്ക് അല്ലെങ്കിൽ കാലാവസ്ഥക്ക് ദോഷം വരുന്ന രീതിയിൽ ഒന്നും ചെയ്യാതെ ഇരിക്കാനൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ? ഇപ്പൊ നമുക്ക് TV കാണാം ഒരു ഇന്ന സ്ഥലത്തു മഴ പെയ്യും yellow alert സർക്കാർ school ന് അവധിയുണ്ട് അന്നായിരിക്കും ഒരു മഴയും ഉണ്ടാവില്ല ഒന്നുമുണ്ടാവില്ല. എന്നാൽ പിറ്റേ ദിവസം മഴ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു school എല്ലാം തുറക്കുന്ന സമയത്തു ഉണ്ടാവും മഴയും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അതെ അതെ കാരണം പ്രകൃതിയോട് ഇങ്ങനെ ചെയ്യുമ്പോൾ അവരും വിചാരിക്കും നമുക്ക് മനുഷ്യർക്ക് മനസിലാക്കാത്ത ഒരു രീതിയിലേക്ക് അവർ പോവും കാരണം അവരും വിചാരിക്കും എന്തിനാണ്?

പത്തു നൂറു വര്ഷം ഒന്നും നമ്മൾ ജീവിച്ചിരിക്കോ എന്ന് പോലും അറിയില്ല. ഭാവി തലമുറകൾക്ക് ഒക്കെ ഇനി ഇപ്പൊ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് പോലും അറിയാത്ത ജീവിച്ചു പോകാൻ വെള്ളം അത്യാവശ്യമാണ് ഇപ്പൊ നമ്മൾ പുറത്തോട്ട് നോക്കിയാൽ വെള്ളം എല്ലാം മലിനമാണ് പ്ലാസ്റ്റിക്കൊക്കെ വർഷങ്ങളോളം ദ്രവിച്ചു പോകാതെ കിടക്കും ഇതെല്ലം നമുക്ക് നമ്മൾ നമുക്കുള്ളത് തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അതെ അതെ ഏർ ശരിയാണ്. കാരണം ഇപ്പൊ വെള്ളമാണെങ്കിൽ പോലും പൈസ കൊടുത്തു വാങ്ങിക്കേണ്ട അവസ്ഥയാണ്. ചില നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നല്ല വെള്ളം ഇല്ല, ഒന്നെങ്കിൽ ഫിൽറ്ററിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്തു കുറെ രൂപ കൊടുത്തു എഴുപതു മുപ്പത് അൻപതും രൂപ കൊടുത്തു വാങ്ങിച്ചു കുടിക്കേണ്ട അവസ്ഥയാണ്. അതിലേക്ക് എത്തിയിരിക്കുകയാണ് വെള്ളം പോലും ഞാൻ ചെന്നൈയിൽ ഒക്കെ നിന്നപ്പോൾ, നമുക്ക് കുടിക്കണമെങ്കിൽ വെള്ളം എല്ലാ ദിവസവും രാവിലെ തന്നെ നമ്മ പൈസ കൊടുത്ത വണ്ടിക്ക് വെള്ളം വരും അത് വാങ്ങി പഞ്ചായത്തിന്റെ വെള്ളം സാധാ നമുക്ക് കിട്ടുന്ന വെള്ളം കുടിക്കാൻ

അതും ശരിയാണ് ഇപ്പൊ ഞാൻ തന്നെ വേറെ ഒരു നാട്ടിലേക്ക് ജോലിക്ക് വന്നിരിക്കെണ് ഇവിടെ

എന്റെ വീട്ടിൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കിണർ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കുടിക്കാൻ, കുളിക്കാൻ എല്ലാം ആ വെള്ളമാണ് പ്രത്യേകിച്ച് നമ്മക്ക് പൈസ കൊടുത്തു വാങ്ങിക്കുകയോ ഒന്നും വേണ്ട. പക്ഷെ ഈ നാട്ടിലേക്ക് വന്നപ്പോൾ ഏർ നമുക്ക് അടുക്കളയിൽ ഉപയോഗിക്കാൻ വേറെയൊരു വെള്ളം, കുടിക്കാൻ വേറെ വെള്ളം, കുളിക്കാൻ വേറെ വെള്ളം പൈസകൾ കൊടുത്തു കുടിക്കുന്ന വെള്ളം വാങ്ങിക്കുന്നു ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നിയത്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ആദ്യം പുറത്തോട്ട് ഒക്കെ പോകുമ്പോൾ നമ്മൾ സ്വന്തം വീട്ടിൽ വെള്ളത്തിൽ കിണറ്റിൽ നിന്ന് ഒരു മാലിന്യവും ഒന്നും ഇല്ലാതെ അതെ ഞാനും അതാണ് ചിന്തിക്കുന്നേ, ഇനിയിപ്പോ ഇങ്ങനെ ആണെങ്കിൽ തന്നെ ഇനിയും നമ്മൾ വരുന്ന തലമുറക്ക് വെള്ളത്തിന് വേണ്ടി പോലും ആളുകൾ അടിപിടി കൂട്ട, ഒരു സമയമാണ് അതായത് വെള്ളത്തിന് എന്താ പറയുക ഭയങ്കര വില ആർക്കും താങ്ങാൻ ആവാത്ത രീതിയിൽ പോലും വെള്ളത്തിന് വിലയാകുന്ന ഒരു കാലമായിരിക്കും ഇനി വരാൻ പോകുന്നത് അല്ലെ? അതെ തന്നെ വെള്ളം മാത്രമല്ല നമ്മുടെ ഇപ്പം, നമുക്ക് ശുദ്ധമായ വായു അതുപോലെ വണ്ടിയല്ലേ വായു ഒരു ശരിയാണ് നമ്മൾ ജനസംഖ്യ കൂടുന്നത്, അനുസരിച്ചു നീയൊന്ന് ആലോചിച്ചു നോക്കിക്കേ ഇത്രയും വണ്ടികളും ആ വണ്ടിയിൽ നിന്ന് വരുന്ന പുകകളും ഇതെല്ലം അന്തരീക്ഷത്തിലേക്ക് ചെല്ലുകയാണ് അതാണ് പിന്നെ മഴയായി വരുന്നു പിന്നെ നമ്മൾ തന്നെ അത് ശ്വസിക്കുന്നു അല്ലെ. ഓരോ generation വരുന്തോറും വണ്ടികളുടെ എണ്ണം കൂടാനേ പോകുന്നുള്ളൂ ഒരു പക്ഷെ കുറയാൻ പോകുന്നില്ല. അതനുസരിച്ചു നമ്മൾ ശ്വസിച്ചു നമുക്ക് അതനുസരിച്ചു പ്രശ്നങ്ങൾ ഉണ്ടാകുക തന്നെയായിരിക്കും ചെയ്യുന്നത്. നീ നിന്റെ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ ഏർ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞാൻ എന്റെ രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവരെ ബോധവൽക്കരിക്കാനും അവരെ പറഞ്ഞു മനസ്സിലാക്കാനും ഞാനായിട്ട് പരമാവധി ദ്രോഹിക്കുന്നത് കുറയ്ക്കാനും നിനക്ക് തോന്നുന്നുണ്ടോ എന്താ നമ്മൾ പറഞ്ഞാൽ മറ്റുള്ളവർ കേൾക്കുമെന്ന്? എനിക്കൊരിക്കലും അങ്ങനെ തോന്നുന്നില്ല. എന്നാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്യുക അതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെയെന്താ അവിടെയെങ്ങനെയുണ്ട് മഴയൊക്കെ ഉണ്ടോ? എന്റെ നാട്ടിൽ ഇപ്പൊ മഴയൊക്കെ കുറവാണ് ചൂടാണ് കൂടുതലും അതുപോലെ തന്നെ ഇപ്പം മഴ വന്നാൽ തന്നെ ഏർ പണ്ടൊക്കെ വെള്ളം ഭൂമിയിലോട്ട് ഇറങ്ങുമായിരുന്നു ഇപ്പഴത്തെ അവസ്ഥയിൽ വീടുകളിൽ എല്ലാം interlock ഒക്കെ ചെയുന്ന കൊണ്ട് മണ്ണിന്റെ അടിയിലേക്ക് വെള്ളം

അവിടെയെന്താ വെള്ളമൊക്കെ കിട്ടുന്നുണ്ടോ? ആഹ് ഇവിടെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് അധികം ഏർ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും അതുകാരണം നമ്മൾ കുറച്ചു മല area ഒക്കെയാണ് അപ്പ കാടിന്റെ ഒക്കെ അടുത്തായിട്ടാണ് വരുനന്ത അപ്പൊ ഞങ്ങൾക്ക് അധികം കാലാവസ്ഥയുടെ പ്രശ്നം വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പം ഈ ഞാൻ ജോലിക്ക് വേണ്ടി research നടന്നിരുന്നു ഇവിടെ വെച്ച് നോക്കുമ്പോ വളരെയധികം വ്യത്യസ്തമാണ്. നമുക്ക് ശരിക്കും adjust ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്

അപ്പൊ ഇനിയും മഴ അങ്ങനെ ഇവിടെ ഇല്ലാതായി കഴിഞ്ഞാൽ എന്താകും അവസ്ഥയെന്ന് എനിക്കും പേടിയുണ്ട്. അപ്പൊ എന്ന ശരിയടി പിന്നെ കാണാം.

അപ്പൊ ഇവിടെ പറഞ്ഞിടുക്കെ ആയിരുന്നു പണി ഞമ്മളിപ്പ എന്നിട്ട് വേറെ എന്തൊക്കെയാണ് പ്രത്യേകം

മയ ഒന്നുമില്ല മയ വൈകുന്നേരം ഒന്ന് ചാറി പോയി ഇപ്പൊ കുറഞ്ഞു പോയി

ആ

ആ ground ൽ തന്നെ മണ്ണ് തന്നെ ഉം മയ പെയ്താൽ ചളി ആകും ആ എങ്ങനെ school ground ഒ അതോ പഞ്ചായത്ത് സ്റ്റേഡിയം പോലെ തന്നെയോ അല്ല ഇവിടെ ഞങ്ങള് ground ഉണ്ടായില്ല

പിന്നെ ആ ഇവിടുത്തെ പഞ്ചായത്ത്‌ പഞ്ചായത്ത്‌ മെമ്പറും

കൊറച്ച് പാർട്ടിക്കാരെല്ലാം ഇടപെട്ട്പിന്നെ ഒരു ground ഉണ്ടാക്കി തന്നു.

ഇപ്പൊ ഒരു ground ഉണ്ട് ഇപ്പൊ അത് കൊണ്ട് ലീസിന് എടുത്തേക്കും വരുന്നു രണ്ട് വർഷം ലീസിന് എടുത്തേക്കുവാരുന്നു അപ്പൊ അതിൻറ്റെ ലീസ് കഴിയാനായി

ആ ഇപ്പൊ അയിന് അതിന് ഉള്ള ലീസിനു ബോണ്ട് വാങ്ങാനുള്ള ഫണ്ടിനാണ് ഇപ്പൊ കാളി വെച്ചേക്കണേ ഓ അങ്ങനെ ലീസിനെടുത്ത സ്ഥലം വാങ്ങാനോ ഉം ആ ലീസിനു എടുത്ത സ്ഥലം മൊത്തത്തില് വാങ്ങാൻ

ഒരാളുടെ സ്ഥലമാണത്

ഒരാളുടെ ഭൂമി ആവുമ്പോൾ അല്ല ആളുണ്ട് ആളുടെ അടുത്ത് നിന്ന് വാങ്ങിയതാണ്. ആ ഞങ്ങളോടാണെങ്കിൽ പൊറമ്പോക്ക് സ്ഥലം കാണിച്ചു തരാനാ പറയുന്നത് എന്നിട്ട് അവര് ground ആക്കി താരാന്ന് എങ്ങനെയാ അങ്ങനത്തെ സ്ഥലവൊക്കെ ഉണ്ടാവുക

ഉം ശരിക്കുമിതൊക്കെ പഞ്ചായത്തിൻറ്റെ ഇതിലൊക്കെ ചെയ്യണം അല്ലെ

ഉം ആ പറയാലോ താങ്കളെ ഒരു റബ്ബറു

അപ്പൊ എല്ലാപാടെ ഉരുള് പൊട്ടി വെള്ളം വന്നാലേ

ആൾക്കാര് പേരെ ഒന്നും വെക്കാതാകും.

അല്ലങ്കിൽ പുറമ്പോക്ക് കാണിച്ച് കൊടുക്കാൻ പുറമ്പോക്ക് ഉണ്ടെകിൽ തന്നെ അഞ്ച് സെൻറ്റൊന്നും ഉണ്ടാവില്ല കൊറച്ചു കോരച്ചേ ഉണ്ടാവുവോള്ളു പോയേൻറ്റെ വക്കത്ത്‌ കൂടെ ഉം അതാണ് മെയിൻ പ്രശ്നം റേഞ്ച് ഇല്ലേ

നിക്കൂല

ഉം ഉം ഞങളുടെ അവിടെ ഇസ്കൂളില് eleven വരെ ഉണ്ട്. ആ വല്യ school അല്ലേ

അല്ലേ

high school എവിടെയാ വരിക ഉം ഞങ്ങളുടെ LP school ൻറ്റെ അടുത്ത് തന്നെയാണ് high school ഉം UP യും high school ഉം ഒക്കെ ഒന്നാണ് അതിൻറ്റെ വലിയൊരു ground ആണ്

പിന്നെ ഇവിടെ എടത്തനാട്ട്കര ground ഉണ്ടായിരിന്നു അതിപ്പോ പുല്ലൊക്കെ വെച്ച് റെഡി ആയിരിക്കണു അടിപൊളി ആയിരിക്കുന്നു. ഇപ്പം വെച്ചോ

ആ അങ്ങനത്തെ വഴിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ

എടത്തനാട്ട് ഗ്രൗണ്ടിൽ

ഗ്രൗണ്ട് മറ്റേ കപ്പറമ്പ് റോട്ടില് വരണം ഒരു മൂന്ന്

ഞങ്ങളങ്ങനെ കറങ്ങാൻ വന്നിരുന്നു

പൊറത്തുകൂടെ പോവുമ്പം

ക്ലിയർ ആവുനില്ലല്ലോ എന്തോ പ്രശ്നമുണ്ട് ക്ലിയർ ഉണ്ടല്ലോ എ എന്താണോ ആവണെ പുറത്തേക്കിറങ്ങണോ ആ ഇപ്പൊ കൊയപ്പമില്ല

എന്നിട്ട് ഫുഡ് കഴിച്ചോ ഉം ഫുഡ് കഴിച്ചു പിന്നെ കഴിക്കാലോ ഓ ഡയറ്റില

നിങ്ങടെ അവിടെ കൃഷി എന്തേലുമൊക്കെ ഉണ്ടോ കൃഷികളോ കൃഷികള് കൊക്കോ ഉണ്ട്

ഉം കൊക്കോ പയത്തിനൊക്കെ ഇവിടെ ഉണ്ട് ആ അല്ല അത് പിന്നെ ശരിക്കും അങ്ങനെ വിളവെടുത്ത്‌ പിന്നെ കയറ്റുമതി അങ്ങനെ ചെയ്യും ആ വെറുതെ നാട്ടില് ആ ഇപ്പൊ അങ്ങനെ നോക്കാറില്ല പണ്ടൊക്കെ നാലോണം നോക്കിയിരുന്നു വളം ഇട്ട് കൊടുക്കലും കാര്യങ്ങളും ചെയ്തിട്ട് കൊക്കോ അയിൻറ്റെ കുരു ഒണക്കി കൊടുത്താൽ നല്ല പൈസ കിട്ടും

വയലൊക്കെ ഉണ്ടാരുന്നു കൊറച്ചു തായേ ഇപ്പൊ അവിടേക്ക അപ്പൊ പിന്നെ കൊറേ വായ വന്നു ആദ്യം ജാതിക്ക തോട്ടം ഉണ്ടാരുന്നു.

അയിൻറ്റെ കുരുവെള്ളം നല്ല ഔഷധം ആണല്ലോ

മരുന്നും മുൻ നിരയിലെ ഇപ്പോം

പിന്നെ ഒക്കെ എന്താ ചെയ്യാ ഒക്കെ എല്ലാ കൃഷിയും ഇപ്പൊ ഫുള്ള് വാഴ വരുവല്ല

മലയിലൊക്കെ മാന്തി ഇട്ടേക്കുവാ വായ്ക്ക് എന്താവോ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഫുള്ള് റബറാ